മൊസില്ല Firefoxൽ ബുക്ക്മാർക്സ് organizingനേയും printingനേയും കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ Bookmarksനെ കുറിച്ച് പഠിക്കുന്നു
കൂടാതെ ബുക്ക്മാർക്സ് ഓർഗനൈസ് ചെയ്യാനും ഫയർഫോക്സ് പേജ് സെറ്റപ്പ് ചെയ്ത് പ്രിവ്യൂ കണ്ട് പ്രിന്റ് ചെയ്യാനും
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1004ൽ ഫയർഫോക്സ് വെർഷൻ 70 ഒരു ഫയർഫോക്സ് ബ്രൌസർ തുറക്കാം
ഡിഫാൾട്ട് ആയി യാഹൂ ഹോം പേജ് തുറക്കുന്നു
നിങ്ങൾ പതിവായി ഉപയോഗിക്കുന്ന പേജിലേക്ക് പോകാൻ ബുക്ക്മാർക്സ് സഹായിക്കുന്നു
മുൻപത്തെ ട്യൂട്ടോറിയലിൽ bookmarksനെ കുറിച്ച് അല്പം പഠിച്ചിട്ടുണ്ട്
അവിടെ ഗ്മെയിൽ bookmarkഉം ചെയ്തു
ഗ്മെയിൽ ഹോം പേജ് തുറക്കാനായി ഇതിൽ ക്ലിക്ക് ചെയ്യാം
നിങ്ങൾ ഗ്മെയിൽ ഹോം pageൽ എത്തുന്നു
അഡ്രസ് barലെ ഗ്മെയിൽ അഡ്രസിന് വലത് വശത്തായി മഞ്ഞ സ്റ്റാർ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ
ഇത് സൂചിപ്പിക്കുന്നത് ഈ സൈറ്റ് ബുക്ക്മാർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ്
ഒരു bookmarkന്റെ പേര് മാറ്റുന്നതിനും അത് പ്രത്യേകം ഫോൾഡറിൽ സൂക്ഷിക്കുന്നതിനും ഈ നക്ഷത്രം ഉപയോഗിക്കാം
ഗ്മെയിൽ ന്റെ പേര് മൈഗ്മെയിൽപേജ് എന്നാക്കിയിട്ട് അത് മൈന്യൂബുക്ക്മാർക്സ് എന്ന പുതിയ ഫോൾഡറിൽ സൂക്ഷിക്കാം
അഡ്രസ് ബാറിലെ ഈ മഞ്ഞ starൽ ക്ലിക്ക് ചെയ്യുക
എഡിറ്റ് തിസ് ബുക്ക്മാർക്ക് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
നാമെ ഫീൽഡിൽ മൈഗ്മെയിൽപേജ് എന്ന് എന്റർ ചെയ്യുക
ഫോൾഡർ ഡ്രോപ്പ് ഡൌണിൽ നിന്ന് ചൂസെ സിലക്റ്റ് ചെയ്യുക
ബുക്ക്മാർക്സ് മെനു സിലക്റ്റ് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ ക്ലിക്ക് ചെയ്യുക
ഒരു പുതിയ ഫോൾഡർ സൃഷ്ടിക്കപ്പെട്ടു
ഇതിന്റെ പേര് മൈബുക്ക്മാർക്സ് എന്ന് റിനേം ചെയ്യുക
Tagsൽ ഇമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക
Bookmarksനെ തരം തിരിക്കാൻ ടാഗ്സ് സഹായിക്കുന്നു ഒരു bookmarkനൊപ്പം ഒരു കൂട്ടം tagകൾ ചേർക്കാം
ഉദാഹരണത്തിന് ഒരു ഷോപ്പിംഗ് സൈറ്റ് ബുക്ക്മാർക്ക് ചെയ്യുമ്പോൾ ഗിഫ്റ്റ്സ് ബുക്സ് ടോയ്സ് എന്നീ വാക്കുകളിൽ ടാഗ് ചെയ്യാം
ഡോണ് ക്ലിക്ക് ചെയ്യുക
പേജ് ബുക്ക്മാർക്ക് ചെയ്യാൻ CTRL D കീകളും പ്രസ് ചെയ്യാവുന്നതാണ്
മേനു ബാറിൽ ബുക്ക്മാർക്സ് ക്ലിക്ക് ചെയ്യുക
ബുക്ക്മാർക്സ് മെനുവിൽ മൈബുക്ക്മാർക്സ് ഫോൾഡർ കാണിക്കുന്നു
ഫോൾഡറിൽ കർസർ വയ്ക്കുക
മൈഗ്മെയിൽപേജ് ബുക്ക്മാർക്ക് ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്
ഇപ്പോൾ അഡ്രസ് ബാറിൽ ഇമെയിൽ എന്ന ടാഗ് ടൈപ്പ് ചെയ്യുക
ലിസ്റ്റിലെ ആദ്യത്തെ ഓപ്ഷൻ ആയി മൈഗ്മെയിൽപേജ് എന്ന സൈറ്റ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക
അതായത് നമ്മൾ ബുക്ക്മാർക്ക് റിനേം ചെയ്തിട്ട് അത് മറ്റൊരു ഫോൾഡറിൽ സേവ് ചെയ്യുകയും ഒരു ടാഗ് ഉപയോഗിച്ച് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു
ഇപ്പോൾ ഡബ്ല്യൂവി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം വെബ്സൈറ്റ് ബുക്ക്മാർക്ക് ചെയ്യാം
അഡ്രസ് ബാറിൽ അഡ്രസ് സിലക്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക
ടൈപ്പ് ചെയ്യുക ഡബ്ല്യൂവി ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം Enter പ്രസ് ചെയ്യുക
അഡ്രസ് barന്റെ വലത് കോണിലെ starൽ ക്ലിക്ക് ചെയ്യുക
ഗൂഗിൾ വെബ്സൈറ്റ് ബുക്ക്മാർക്ക് ചെയ്യപ്പെട്ടു
ഇതേ രീതിയിൽ നാല് സൈറ്റുകൾ കൂടി ബുക്ക്മാർക്ക് ചെയ്യാം
സ്പോക്കൻ ട്യൂട്ടോറിയൽ yahooഫയർഫോക്സ് add ഓൺസ് ഉബുന്റു
നമ്മൾ ഈ ബുക്ക്മാർക്സ് ഒരു ഫോൾഡറിലും സേവ് ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധിക്കുക
നമ്മൾ സൃഷ്ടിച്ച ഒരു ബുക്ക്മാർക്ക് ഡിലീറ്റ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
എഡിറ്റ് തിസ് ബുക്ക്മാർക്ക് ഡയലോഗ് ബോക്സിലെ റിമൂവ് ബുക്ക്മാർക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ
wwwgooglecom ബുക്ക്മാർക്ക് ഡിലീറ്റ് ചെയ്യാം
അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക wwwgooglecom
മഞ്ഞ starൽ ക്ലിക്ക് ചെയ്യുക
എഡിറ്റ് തിസ് ബുക്ക്മാർക്ക് ഡയലോഗ് ബോക്സിൽ റിമൂവ് ബുക്ക്മാർക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
മേനു ബാറിൽ ബുക്ക്മാർക്സ് ആൻഡ് മൈബുക്ക്മാർക്സ് ക്ലിക്ക് ചെയ്യുക
ബുക്ക്മാർക്ക് മെനുവിൽ ഗൂഗിൾ ബുക്ക്മാർക്ക് കാണുന്നില്ല
നിങ്ങൾ സൃഷ്ടിച്ച ബുക്ക്മാർക്സ് നിങ്ങൾ ആക്സസ് ചെയ്യുന്നതെങ്ങനെയാണ്
നിങ്ങൾക്ക് ബുക്ക്മാർക്സ് പലതരത്തിൽ ആക്സസ് ചെയ്യാം
ബുക്ക്മാർക്ക് ചെയ്ത സൈറ്റ് ആക്സസ് ചെയ്യാനുള്ള എളുപ്പ മാർഗം അഡ്രസ് barൽ പേര് ടൈപ്പ് ചെയ്യുന്നതാണ്
അഡ്രസ് barൽ ക്ലിക്ക് ചെയ്യുക അവിടെ കാണുന്ന അഡ്രസ് സിലക്റ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക
അഡ്രസ് barൽ G ടൈപ്പ് ചെയ്യുക
Gൽ തുടങ്ങുന്ന വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് കാണുന്നത് ശ്രദ്ധിക്കുക
ഇവ നിങ്ങൾ ബുക്ക്മാർക്ക് ചെയ്തതോ ടാഗ് ചെയ്തതോ സന്ദർശിച്ചിട്ടുള്ളവയോ ആകാം
ലൈബ്രറി വിൻഡോയിലും നിങ്ങളുടെ ബുക്ക്മാർക്സ് കാണുവാനും അറേഞ്ച് ചെയ്യുവാനും കഴിയും
മേനു ബാറിൽ ബുക്ക്മാർക്സ് ക്ലിക്ക് ചെയ്യുക
ഷോ ആൽ ബുക്ക്മാർക്സ് സിലക്റ്റ് ചെയ്യുക
ലൈബ്രറി വിൻഡോ തുറക്കുന്നു
നിങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ബുക്ക്മാർക്സ് എല്ലാം ഡിഫാൾട്ടായി അൻസോർട്ടഡ് ബുക്ക്മാർക്സ് ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്
യാഹൂ സ്പോക്കൻ ട്യൂട്ടോറിയൽ ഉബുന്റു ഫയർഫോക്സ് add ഓൺസ് ബുക്ക്മാർക്സ് ഇവിടെ കാണുന്നത് ശ്രദ്ധിക്കുക
ബുക്ക്മാർക്സ് മെനുവിൽ നമുക്ക് യാഹൂ ഇന്ത്യ ബുക്ക്മാർക്ക് ചേർക്കണം എന്ന് കരുതുക
ആദ്യം സ്ക്രീനിന് മദ്ധ്യത്തേക്ക് ലൈബ്രറി വിൻഡോ നീക്കുക
ഇപ്പോൾ നമുക്ക് മേനു ബാറും മറ്റ് ഓപ്ഷനുകളും വ്യക്തമായി കാണാവുന്നതാണ്
അൻസോർട്ടഡ് ബുക്ക്മാർക്സ് ഫോൾഡറിൽ നിന്ന് യാഹൂ ബുക്ക്മാർക്ക് സിലക്റ്റ് ചെയ്യുക
ഇടത് മൌസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊണ്ട് ബുക്ക്മാർക്ക് ബുക്ക്മാർക്സ് മെനുവിലേക്ക് ഡ്രാഗ് ചെയ്യുക
ബുക്ക്മാർക്സ് മെനുവിന് മുകളിലാണ് കർസർ എന്ന് ഉറപ്പാക്കുക
ബുക്ക്മാർക്ക് മെനു വികസിക്കുന്നു
മെനുവിൽ മൌസ് പോയിന്റർ വച്ചിട്ട് ഇടത് മൌസ് ബട്ടൺ വിടുക
ബുക്ക്മാർക്ക് menuൽ ക്ലിക്ക് ചെയ്യുക
യാഹൂ ബുക്ക്മാർക്ക് ഇപ്പോൾ ബുക്ക്മാർക്ക് മെനുവിൽ കാണപ്പെടുന്നു
ലൈബ്രറി വിൻഡോയിൽ ഒരു ബുക്ക്മാർക്ക് തുറക്കുന്നതിന് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
ഇപ്പോൾ ലൈബ്രറി വിൻഡോ ക്ലോസ് ചെയ്യട്ടെ
ഫയർഫോക്സ് നിങ്ങളെ ബുക്ക്മാർക്സ് സോർട്ട് ചെയ്യുവാനും അനുവധിക്കുന്നു
പേരുകൾ ഉപയോഗിച്ച് ബുക്ക്മാർക്സ് സോർട്ട് ചെയ്യാം
മേനു ബാറിൽ വ്യൂ ക്ലിക്ക് ചെയ്തിട്ട് സൈഡ്ബാർ സിലക്റ്റ് ചെയ്യുക
എന്നിട്ട് Bookmarksൽ ക്ലിക്ക് ചെയ്യുക
ബുക്ക്മാർക്സ് സൈഡ് ബാർ ഇടത് പാനലിൽ തുറക്കുന്നു
googleകോം വീണ്ടും ബുക്ക്മാർക്ക് ചെയ്യുക
ബുക്ക്മാർക്സ് സൈഡ് ബാറിൽ അൻസോർട്ടഡ് ബുക്ക്മാർക്സ് ഫോൾഡർ സിലക്റ്റ് ചെയ്തിട്ട് അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
സോർട്ട് ബി നാമെ സിലക്റ്റ് ചെയ്യുക
ബുക്ക്മാർക്സ് പേരുകൾ വച്ച് സോർട്ട് ചെയ്യപ്പെട്ടു
ബുക്ക്മാർക്സ് മാന്യുയൽ ആയും റിയറേഞ്ച് ചെയ്യാവുന്നതാണ്
ബുക്ക്മാർക്സ് സൈഡ് ബാറിൽ ബുക്ക്മാർക്സ് മേനു ഫോൾഡർ ക്ലിക്ക് ചെയ്ത് തുറക്കുക
അടുത്തതായി അൻസോർട്ടഡ് ബുക്ക്മാർക്സ് ഫോൾഡർ ക്ലിക്ക് ചെയ്ത് തുറക്കുക
സ്പോക്കൻ ട്യൂട്ടോറിയൽ bookmarkന് മുകളിൽ മൌസ് വയ്ക്കുക
ബുക്ക്മാർക്സ് Sidebarലെ ഉബുന്റു ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ ഫോൾഡറിലേക്ക് ഇടത് മൌസ് ബട്ടൺ പ്രസ് ചെയ്ത് കൊണ്ട് ബുക്ക്മാർക്ക് ഡ്രാഗ് ചെയ്യുക
മൌസ് ബട്ടൺ വിടുക
ബുക്ക്മാർക്ക് ഉബുന്റു ആൻഡ് ഫ്രീ സോഫ്റ്റ്വെയർ ഫോൾഡറിലേക്ക് മാറ്റപ്പെട്ടു
ബുക്ക്മാർക്സ് സൈഡ്ബാർ ൽ വരുത്തുന്ന മാറ്റങ്ങൾ ബുക്ക്മാർക്സ് മെനുവിലും കാണുന്നു
നിങ്ങൾക്ക് ബുക്ക്മാർക്സ് ഓട്ടോമാറ്റിക് ആയും സോർട്ട് ചെയ്യാം
മേനു ബാറിൽ ബുക്ക്മാർക്സ് ക്ലിക്ക് ചെയ്ത് ഷോ ആൽ ബുക്ക്മാർക്സ് സിലക്റ്റ് ചെയ്യുക
അപ്പോൾ കാണുന്ന ലൈബ്രറി വിൻഡോയിൽ ഇടത് പാനലിലെ അൻസോർട്ടഡ് ബുക്ക്മാർക്സ് സിലക്റ്റ് ചെയ്യുക
ഇപ്പോൾ ക്ലിക്ക് ചെയ്യുക വ്യൂസ് സോർട്ട് സോർട്ട് ബി ആഡഡ്
ബുക്ക്മാർക്ക് അഡ് ചെയ്ത ക്രമത്തിൽ അഡ്രസ് സോർട്ട് ചെയ്യപ്പെട്ടു
ക്ലോസ് ക്ലിക്ക് ചെയ്യുക
അവസാനമായി ഈ വെബ് പേജ് പ്രിന്റ് ചെയ്യുന്നതെങ്ങനെ എന്ന് നോക്കാം
ആദ്യം ഈ വെബ് പേജ് printingന് ആയി സെറ്റ് അപ്പ് ചെയ്യാം
ഫയർഫോക്സ് മെനു ബാറിൽ ഫൈൽ ക്ലിക്ക് ചെയ്യുക
പേജ് സെറ്റപ്പ് സിലക്റ്റ് ചെയ്യുക
പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
പേപ്പർ സൈസ് അ4 സിലക്റ്റ് ചെയ്യുക
ഓറിയന്റേഷൻ പോർട്രെയ്റ്റ് ആയി തിരഞ്ഞെടുക്കുക
ആപ്ലി ക്ലിക്ക് ചെയ്യുക
സെറ്റിംഗ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ഫൈൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് പ്രിവ്യൂ സിലക്റ്റ് ചെയ്യുക
പ്രിന്റ് ചെയ്യുമ്പോൾ പേജ് എങ്ങനെയിരിക്കുമെന്ന് കാണാൻ കഴിയുന്നു
പുറത്ത് വരാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക
ഫയർഫോക്സ് മെനു ബാറിൽ ഫൈൽ ക്ലിക്ക് ചെയ്ത് പ്രിന്റ് സിലക്റ്റ് ചെയ്യുക
സ്ക്രീനിൽ പ്രിന്റ് ഡയലോഗ് ബോക്സ് കാണപ്പെടുന്നു
ഇവിടെ ജനറൽ ടാബിൽ ജെനറിക്ക് പ്രിന്റർ സിലക്റ്റ് ചെയ്യുക
അടുത്തതായി രംഗെ ഫീൽഡിൽ ആൽ പേജസ് സിലക്റ്റ് ചെയ്യുക
Copiesൽ 1 സിലക്റ്റ് ചെയ്യുക
ഓപ്ഷൻസ് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഇഗ്നോർ സ്കേലിംഗ് ആൻഡ് ഷ്രിങ്ക് ടോ ഫിറ്റ് പേജ് വിഡ്ത് സിലക്റ്റ് ചെയ്യുക
പ്രിന്റ് ക്ലിക്ക് ചെയ്യുക
പ്രിന്റർ ശരിയായി കോൻഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിന്റ് ചെയ്യാൻ തുടങ്ങുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് ബുക്ക്മാർക്സ് കൂടാതെ ബുക്ക്മാർക്സ് ഓർഗനൈസ് ചെയ്യാൻ ഫയർഫോക്സ് പേജ് സെറ്റപ്പ് ചെയ്യാൻ പ്രിവ്യൂ നോക്കാനും പ്രിന്റ് ചെയ്യാനും
ഒരു അസൈൻമെന്റ്
ഒരു പുതിയ മൊസില്ല ഫയർഫോക്സ് വിൻഡോ തുറക്കുക
അഞ്ചു പുതിയ സൈറ്റുകളിലേക്ക് പോകുക
അവയെല്ലാം ബുക്ക്മാർക്ക് ചെയ്യുക
എല്ലാ bookmarksഉം പുതിയ ഫോൾഡറിൽ സേവ് ചെയ്യുക
ആൽഫബെറ്റിക്കൽ orderന്റെ അവരോഹണക്രമത്തിൽ ബുക്ക്മാർക്സ് ഓർഗനൈസ് ചെയ്യുക
അവസാനം ബുക്ക്മാർക്ക് ചെയ്ത സൈറ്റിലേക്ക് പോകുക
printingനായി വെബ് പേജ് സെറ്റ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺ ലോഡ് ചെയ്ത് കാണാവുന്നതാണ്
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പൊകെൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു
ഓൺലൈൻ ടെസ്റ്റ് പാസ് ആകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
സ്പൊകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ട്ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്
ഇതിനെ പിന്താങ്ങുന്നത് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ഐസിടി മെഹർദ് ഗവർണ്മെന്റ് ഓഫ് ഇന്ത്യ
ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്